ആരാ ഇത് വിളിക്കുന്നത്? ഒരു മിസ്സ്കാള് കാണുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചുവിളിച്ചതാണ്. ങാ.. ഓകെഒക്കെ ... സാറ് കുറച്ച് മുന്നേ പയ്യന്നൂര്‍ ഒരു ക്ലാസ് എടുക്കാൻ വന്നിരുന്നോ?

ങാ.. ഉണ്ടായിരുന്നല്ലോ. ഓ. അത് ശരി ശരിയാ അതേ ഞാനവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്‍റ് ആണ് ങാ. ആയിക്കോട്ടെ

അപ്പൊ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ചോദിക്കട്ടേ?

പക്ഷേ അവര്‌ അവര്‌ മാതാപിതാക്കളോട് പറയേണ്ട കാര്യങ്ങളെല്ലാം എന്നോടാ പറയുന്നത്. ഉദാഹരണത്തിന് സ്‌കൂള് തുറന്ന സമയത്തു അവൻ്റെ അനുഭവം, വീട്ടിൽ അവൻ്റെ പെങ്ങളോട് അവരോടെക്കെയുള്ള കാര്യങ്ങൾ എന്നോടാ പറയുന്നത്. മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത് എല്ലാം അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറ.. എല്ലാം എന്നോടാ പറയുന്നത്. ഞാൻ . ഞാന് ആദ്യമായിട്ട് ഒരു കാര്യം നിങ്ങളോടു പറയുകയാണ്. ആ പറയുന്ന വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ അവോയിഡ് ചെയ്യരുത്.

എനിക്ക് തോന്നുന്നു നിങ്ങളോടൊരു വല്ലാത്തൊരു അടുപ്പം ആ വ്യക്തിക്കുണ്ട് എന്നതാണ്, മാതാപിതാക്കളും ആ കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധത്തില് ഉള്ള ഇടർച്ച അല്ലെങ്കിൽ ആ ഒരു ബന്ധം സുതാര്യമായി നടക്കുന്നില്ല എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ സർ എനിക്കൊരു സംശയമുണ്ട്.

അതിപ്പോ ഇപ്പോൾ എന്നോട് ഷെയർ ചെയ്യുന്നത് പോലെ അവർ എല്ലാരോടും ഷെയർ ചെയ്താലോ ബ്ലാക്‌മെയ്ൽ ഒക്കെ ചെയ്യാം. ങാ.. അതൊക്കെ പിന്നീട് പ്രശ്‌നമായിട്ടു വരുന്നൊരു കാലമല്ലേ ഇത് . നിങ്ങള് ഈ

രക്ഷിതാക്കളെ സംബന്ധിച്ച് മക്കള് അതായതു കുട്ടികള് ഏതെങ്കിലും വ്യക്തികള് അവരുടെ മക്കള് എന്തായാലും ഒരു ബന്ധം അടുത്തൊരു ബന്ധം സമീപിച്ചു കൊണ്ടുപോണം

മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെ യാണെന്ന് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെതായ ഒരു പ്രതിവിധി ചെയ്യാമായിരുന്നു. അവരുടെ മാതാപിതാക്കളൊക്കെ എന്തുചെയ്യുന്നു? നാട്ടിലുണ്ടോ? ഓ. മാതാപിതാക്കള് ഓഫീസില് വർക്ക് ചെയ്യുന്നു. ഒരാള് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാള് പ്യൂണായിട്ട് വേറെ എവിടെയോ വർക്ക് ചെയ്യുന്നു. അങ്ങിനെയാണ്. രണ്ടും രണ്ട് ആറുമണി കഴിഞ്ഞിട്ടേ അവൻ്റെ മാതാപിതാക്കൾ എത്തുകയുള്ളൂ. രാവിലെ തന്നെ രാവിലെ സ്കൂളില് വരുന്നതിനു മുന്നേ അവരങ്ങു പോകും അവൻ്റെ സഹോദരീസഹോദരന്മാർ ആരെങ്കിലും?

ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ഉമ്മയോടും ഉപ്പയോടും ആയിട്ട് അവനിക്ക് അടുത്തു സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവര് അവരുടെ ചുറ്റും ആയതു കൊണ്ടായിരിക്കണം ഇവർക്ക് ഇവരുടെ അനിയന്മാരോട് അല്ലെങ്കിൽ അനിയത്തിമാരോടും സംസാരിക്കാൻ വേണ്ടീട്ടും ഈയൊരു താങ്കളോട് പറയുന്ന കാര്യങ്ങൾ അവരോടു സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.

ഇവരാണെങ്കിൽ ഇവരുടെ മക്കളെ ശ്രദ്ധിക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇവന് എന്നോട് ഡെയിലി സംസാരിക്കാൻ ങാ അങ്ങനെ , നിങ്ങളുടെ

ങാ.. എപ്പഴും നെഗറ്റീവാക്കും. ഞാൻ ഇപ്പൊ രാവിലെ നല്ലൊരു മൈൻടോടുകൂടി സ്‌കൂളിൽപോകുമ്പോൾ ആ പ്രശ്നം പറഞ്ഞു നെഗറ്റീവ് വന്നുകഴിഞ്ഞാൽ നമ്മുടെ മൂടങ്ങു പോവുകയല്ലേ ങ് -- അത് ഇത് സൈക്കോളജിക്കൽ പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കില് ആ വ്യക്തിയ്ക്ക് മറ്റൊരാളുമായിട്ട് സംസാരിക്കാനോ കാര്യങ്ങള് ഷെയർ ചെയ്യാനോ ആരുമില്ല എന്നൊരു തോന്നല് നിങ്ങളെപ്പോലത്തെ ഒരു വ്യക്തി അവരുടെ മുന്നിലുണ്ടാവുക എന്ന് പറഞ്ഞാല്‍ ഒരു ദൈവത്തെപ്പോലെ ഇവരുടെ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കില്‍ അവരുടെ അച്ചനമ്മമാർക്കു കൊടുക്കേണ്ട സ്നേഹം നിങ്ങൾക്ക് തരുന്നതുപോലെ നിങ്ങളോടു ഷെയർ ചെയ്യുന്നതുപോലെ അവർക്കു അതിനുള്ള ഇമ്പോര്ടൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട് കാരണമെന്തെന്നു വച്ചാല് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമോ അല്ലെങ്കിൽ സഹകരണം ലഭിക്കുമോ എന്നൊക്കെ വിചാരിച്ചാണ് അവർ അത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ അതിനെ കുറിച്ച് പിന്നെ രക്ഷിതാക്കളുമായിട്ടു ഡയറക്റ്റ് വിളിച്ച് കാര്യങ്ങൾ പറയുന്നതിന് പുറമേ അവരുടെ ഏതെങ്കിലും ഒരു രീതിയിൽ സൂചിപ്പിക്കുന്ന രീതിയില് മക്കളുടെ കാര്യത്തില് ഒന്ന് ഇടപെടണം എന്നുള്ള രീതിയിലേക്കൊന്നു ഏതെങ്കിലും ഒരു രീതിയിലേക്ക് ഒരു വളഞ്ഞ വഴി കൂടി നിങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും.

അടുത്ത ആഴ്ച ഞങ്ങൾ പോകാൻ സാധ്യത ഉണ്ട്. ങാ ഒകെ ഒകെ. സർ ഇനി അടുത്ത തവണ എന്നാ പയ്യന്നൂര്‍ക്ക് വരുന്നത്. വരുകയാണെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ ഞാൻ

കുറച്ചു ആൾക്കാരെയൊക്കെ വിളിക്കുകയാണെങ്കില് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. താങ്കൾ വിളിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ക്കെതിരെ പ്രതികരിക്കുക ക്ലാസ് എടുക്കുക ഇതൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്.

വേറൊന്നും ചോദിക്കാനില്ലല്ലോ.

എന്താ പേരെന്താ?

ങാ . ഓക്കേ ഓക്കേ . ശെരിയെന്നാ ശെരിയെന്നാ വിളിക്കാം.